ഹാ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് . ആരാണ്

ഇല്ല. തിരക്കിലൊന്നും അല്ല. പറഞ്ഞോളൂ

ങാ... ഹലോ, ഇത് എവിടെ നിന്നാണ്?

നമുക്കേ

നമ്മുടെ ഈ മറ്റേ ഖത്തർ ലോകകപ്പ്

അപ്പോൾ അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കളെ സപ്പോ പിന്തുണയ്ക്കുന്ന ഞാൻ ഇത്തവണ ഈ ലോകകപ്പിന്..ഇത്തവണ എന്നല്ല ഞാൻ ഇപ്പൊ ഞാൻ കടുത്ത ഒരു അർജന്റീനാ ആരാധകനാണ്. അർജന്റീനാ മെസ്സി യുടെ ആരാധകനാണ് ഞാൻ. അപ്പൊ ഇത്തവണ എന്തായാലും അർജന്റീനാ കപ്പടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അടങ്ങുന്ന എല്ലാ അർജന്റീനാ ആരാധകരും വിശ്വസിക്കുന്നത്. ഇതിനു ഏറ്റവും വലിയ കാരണം എന്ന് വച്ചാല് ഏതെങ്കിലും എന്താ പ്രവചനങ്ങള് അടിസ്ഥാനമാക്കി മാത്രമല്ല. ഇപ്പൊ അവസാനം കഴിഞ്ഞ കോപ്പ അമേരിക്കയില് അർജന്റീനാ ആണ് അതിലെ ജേതാക്കള്. അപ്പൊ പിന്നെ അതുപോലെ അര്ജന്റീന ഇപ്പോഴുള്ള പ്രകടനങ്ങള് ഇതൊക്കെ തീർത്തും അര്ജന്റീന ഈ ഇത്തവണ ലോകകപ്പ് ലോകകപ്പിന് ലോകകപ്പിന്റെ എന്താ പറയാ ജോതാക്കളാകാനുള്ള സാധ്യത വളരെ അധികം കൂട്ടുന്നുണ്ട്.

ങാ.. ബ്രസീലിനെയാണ്. ഓകെ..ഓകെ..

ഏ പോര്‍ച്ചുഗല് കപ്പടിക്കാന്‍ മാത്രം

മുമ്പത്തെ ചരിത്രങ്ങള്‍ എടുത്തു നോക്കുകയാണെങ്കിൽ പോർച്ചുഗല്ലിനു ഒരു സാധ്യത കാണുന്നുണ്ട്. അതേ പോർച്ചുഗൽ വളരെ ഉഷാറായ ഒരു ടീം തന്നെയാണ്. അതില് ഏറ്റവും മെയിൻ ആരെന്നുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും എന്താ മികച്ച കണക്കാക്കാൻ പറ്റുന്ന ക്രിസ്റ്റിയാനോ . അത് എന്തുകൊണ്ടും പോർച്ചുഗൽ കപ്പടിക്കാൻ സാധ്യത ഉണ്ട്. ഓരോ. ങാ .. യൂറോകപ്പ് നടന്നു രണ്ടുകൊല്ലത്തിനു ശേഷമാണല്ലോ ഈ മറ്റേ

പക്ഷെ അതിലുള്ള ടോപ് സ്കോറിലെ ടീമാണ് ജയിക്കുക അങ്ങനെ ഒരു ഇതു കേട്ടു വേറെ ഒരു വിഷയം എന്തെന്ന് വച്ചാല് അതിപ്പോ ഈയൊരു താങ്കൾ പറഞ്ഞ ഈ സംഭവം അഥവാ ഈയൊരു അടിസ്ഥാനമായിട്ടുള്ള ഈ പ്രവചനം നടന്നു കഴിഞ്ഞ ഒരു പത്തു വർഷോ പതിനഞ്ചു വർഷത്തിനിടയിൽ മാത്രമാണ്. ഈ ലോകകപ്പ് തുടങ്ങിട്ട് ഒരുപാടു കാലങ്ങളായി. ഞാൻ ഇങ്ങനത്തെ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എന്തായാലും നമുക്ക് കണ്ടറിയണം. പിന്നെ പോർച്ചുഗൽ ഒരിക്കലും നമുക്ക് എഴുതി തള്ളാൻ പറ്റൂല്ല. കാരണം അത്രയും നല്ലൊരു ടീമാണ് പോർച്ചുഗൽ. പ്രതിരോധ പ്രതിരോധനിരയാവട്ടെ മധ്യനിരയാവട്ടെ മുന്നേറ്റനിരയാവട്ടെ എല്ലാത്തിലും നല്ല പ്രതിഭാധാരാളിത്തം ഉള്ള ടീമാണ്. ങാ .. അതെ അതെ . താങ്കളിപ്പോ താങ്കൾ നാട്ടിലൊക്കെ എങ്ങനെയാ പൊന്നാനി ഭാഗത്താണോ താങ്കള് താമസിക്കുന്നത്? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ? പൊന്നാനി ഭാഗത്തു ഒന്നാമത് മലപ്പുറം ജില്ല എന്നതിപ്പോ മലപ്പുറം ജില്ലാ എന്നതിന് നമുക്കെല്ലാപേര്ക്കും അറിയുന്നതാണ്. കായികകാര്യത്തിൽ പ്രത്യേകിച്ചും ഫുട്‌ബോളിന്റെ കാര്യത്തില് എല്ലാപേരും ആവേശം കൊള്ളുന്നവരാണ്. അതുപോലെ തന്നെ പൊന്നാനിയിൽ ഒട്ടും ആരും പുറകിലല്ല. നാടിൻെറ നാട്‌ന്നു പറഞ്ഞാതന്നെ മലപ്പുറം ആണല്ലോ അല്ലെ?

ഉണ്ടാവുമല്ലേ? അപ്പൊ ഇപ്പൊ എങ്ങനെ മറ്റേ നാട്ടിലൊക്കെ എങ്ങനെ ഫ്‌ളെക്‌സും കാര്യങ്ങളുമൊക്കെ തൂങ്ങാന്‍ തുടങ്ങിയോ? അത് അതിന്റെ നാട്ടില് നാട്ടില് പോയി ഇറങ്ങിലായിപ്പോൾ ഓരോന്നാവറ്റു പോർച്ചുഗൽ ആരാധകര് പോർച്ചുഗൽ ആരാധകര് കൂടുതലും ആരാ ഏതു ടീമിനെ പിന്തുണക്കലാണ്‌ ? പൊന്നാനി ഭാഗത്തു ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസീൽ, അര്ജന്റീനാ, ആരാധകരാണ്. പോർച്ചുഗൽ ആരാധകരും ഉണ്ട്, എന്നാലും അര്ജന്റീനാ, ബ്രസീൽ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് . അതുപോലെ ജർമനി ആരാധകരുണ്ട്. അതുപോലെതന്നെ നമ്മുടെ ഫ്രാൻസ് ആരാധകരൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ

ഉണ്ടല്ലേ? അപ്പോൾ ഏകദേശം ഒരു ഇതിൻ്റെയൊരു സാധ്യത മിക്കവാറും ചിലപ്പോളൊരു ബ്രസീൽ അര്ജന്റീനാ ഫൈനൽ ആവുമോ? ങാ .. ബ്രസീൽ അര്ജന്റീന ഫൈനൽ ആയാല് അത് ആരാധകർക്ക് വളരെ അധികം ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആയിരിക്കും. അതിനെ സ്വപ്ന ഫൈനൽ എന്നൊക്കെ പറയാൻ മാത്രം ങാ ..